ലഘു വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ പോലെ പറയാനാവുന്ന അടിസ്ഥാനത്തിന്റെയും ഒരു വിഖ്യാതമായ football ന്റെ രൂപത്തിലൂടെയും അവർ മുന്നോട്ടു പോവുകയാണ്. മുന്നോട്ടുപോവുകയാണ് അവർ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് അവർ മുന്നോട്ടു പോകുന്നു. premier league ൽ അവർ നല്ല രീതിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുകയാണ്. ഒന്നാം സ്ഥാനത്ത് ആൽഫ്രണ്ടും രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് അവരുടെ മുമ്പിൽ ഉള്ളത്. മൂന്നാം സ്ഥാനത്ത്മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ മൂന്നു point കൾക്ക് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി അവർ പിന്നിലുള്ളത്.

മുന്നോട്ടു പോകാൻ premier league ൽ ആകട്ടെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല. കിരീടത്തിൽ മുത്തമിടാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അവർ അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പ്രീമിയർ ലീഗിലെ വൻപന്മാരായ ലിവർപൂളിനെയും മാഞ്ചസ്റ്റർ സിറ്റിനെയും ചേൽസിയെയും ഫൈസലിനെയും നിലംപരിശാക്കിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ആവട്ടെ ഇവയെല്ലാം കൂടി തല്ലിത്തട്ട് പരത്തിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിട്ടത് ഏകദേശം അഞ്ച് goal ആറ് goal ഏഴ് goal എന്നി വ്യത്യാസത്തിലൂടെയാണ് അവർ പറഞ്ഞുവിട്ടത്. എന്തായാലും ഇപ്പൊ അവർ തിരിച്ചു വരാൻ തുടങ്ങുകയാണ് അവർ തിരിച്ചു വരട്ടെ. അവരുടെ ഘടനാപരമായ മാറ്റങ്ങളിലൂടെ അവർ തിരിച്ചു വരട്ടെ മതിയായ വിദ്യകളുടെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പറയുന്നു വിഖ്യാതപൂർവം റെടെൻ ഹൈൻ കീഴിൽ അവർ നല്ല മുന്നേറ്റം കാഴ്ച വയ്ക്കുന്നുണ്ട്. അതിനാൽ ഒരു അഗ്നിപരീക്ഷയിലാണ് അവർ വീണ്ടും നിൽക്കുന്നത്. അവർ എന്തായാലും വിജയത്തിലേക്ക് കുതിക്കുകയാണെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാൻ ആവുന്നത്. മൂന്ന് goal ൽ ഏകദേശം ആധിപത്യം അവർക്ക് കിട്ടിയിരുന്നു. എന്നാൽ അവരുടെ അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങളും അവരുടെ കീഴിൽ സ്ഥാനാർ റൊണാൾഡോ ഉണ്ടായിരുന്നത് സ്ഥാന റൊണാൾഡോയുടെ first eleven ൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു.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 game കളിക്കുന്നു. ക്രിസ്റ്റാനോയിക്ക് ഈ ഒരു പ്രായത്തിൽ ഇതൊന്നും നടക്കില്ല എന്നായിരുന്നു എന്നാൽ ക്രിസ്റ്റാനോ റൊണാൾഡോ ആവട്ടെ മിനിഞ്ഞാന്ന് yesterday മൂന്ന് hatrik മൂന്നു goal അയാൾ നേടിയിരുന്നു. ഇതുപോലെതന്നെ പലതരം മാറ്റങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത് എല്ലാം ഇതില്ലാത്ത court എന്ന് പറയാം ക്രിസ്റ്റാനോറൊണാൾഡോയെ ഏറ്റവും വലിയ top score ർ ആയ ക്രിസ്റ്റാനോറൊണാൾഡ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 ആവിഷ്കിതമായ പങ്കുലതയുടെയും പാണ്ഡിത്യത്തിന്റെയും അവസ്ഥയിലാണ് അവർ ഇന്ന് കടന്നുപോകുന്നത്. football എന്ന മായ ജാലകത്തിന്റെയും അടിസ്ഥാനത്തിൽ വൈവിധ്യപൂർണ്ണമായ football മുതൽ കാഴ്ചവയ്ക്കുന്ന ആന്തരികമായ അടിസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഘടനയെയും വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതുപോലെതന്നെ അവരുടെ പഴയ പ്രതാപത്തിലേക്ക് അവർ വീണ്ടും ഉയരട്ടെ എന്ന് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ വിഖ്യാതപൂർവ്വം അഭിനന്ദിക്കുന്നു. അതിൻറെ അടിസ്ഥാനത്തിൽ അവർ കിരീടങ്ങൾ ഇനിയും കിരീടങ്ങൾ ചൂടാൻ അവർക്ക് ആവട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാത്തിനും ഉപരി നല്ല ഒരു നാളേക്ക് ആയി ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നു വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുകയാണ് അതിൻറെ അടിസ്ഥാനത്തിൽ വിഖ്യാതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു പാപ്പ മൂല്യതമായ അടിസ്ഥാനത്തിന്റെ വ്യത്യാസത്തിന്റെയും കരുണയുടെയുംഅടിസ്ഥാനത്തിൽ വിഖ്യാത പൂർവ്വമായ എല്ലാം മാറ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തിന്റെയും മാറ്റത്തിന്റെയും പരിചിതനായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് വരികയാണ്. തിരിച്ചുവരികയാണ് അയാൾ അയാളുടെ പ്രതാപത്തിലേക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് തിരിച്ചുവരികയാണ് ഒന്നുമല്ലാതെ ആയിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇങ്ങനെ മുന്നോട്ടു കൊണ്ടുവന്നത് അതുപോലെതന്നെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെട്ടെന്ന് ഒഴിഞ്ഞു sir alex fargyusan കീഴിൽ alex fargyusan ഒഴിഞ്ഞു പോയതിനുശേഷം,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 ഏറ്റവും വലിയ legend coach എന്നറിയപ്പെടുന്ന സാർ അലക്സ് വർഗീസിന്റെ കീഴിൽ രീതിയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻറെ ഘടനാപരമായ മാറ്റത്തിന്റെയും വിഖ്യാത പൂർവ്വമായ അടിസ്ഥാനത്തിന്റെയും വ്യത്യസ്ത വ്യത്യസ്ത അഭിനന്ദനങ്ങളുടെയും വിഖ്യാത പൂർവമായ എല്ലാം മാറ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ ലഘൂകരിക്കും ഇന്ത്യ. ഇന്ത്യയെന്ന നല്ല രാജ്യത്തിൻറെ അതുപോലെതന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന അടിസ്ഥാനത്തിൽ എല്ലാ വിഖ്യാത പൂർവമായ എല്ലാ football യുണൈറ്റഡ് ആവട്ടെ തൊറെ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടും വരികയാണ് തുടർച്ചയായി ജയങ്ങൾ തോൽവി അറിയുന്നില്ല. അവർ തോൽവിയിൽ നിന്നും മുന്നേറുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തോൽവിയിൽ നിന്ന് അവർ മുന്നേറി മുന്നേറി മുന്നേറി മുന്നേറി കൊണ്ടവർ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. എല്ലാവർക്കും അതിൻറെ അടിസ്ഥാനത്തിലുള്ള മാറ്റത്തിന്റെ വിപരീതമായ അടിസ്ഥാനത്തിന്റെ പ്രഭ ത്തിന്റെയും അടിസ്ഥാനത്തിന്റെ വിഖ്യാതപൂർണമായ അടിസ്ഥാനത്തിൽ എല്ലാ മാറ്റത്തിന്റെയും ഇതിൻറെ അടിസ്ഥാനത്തിൽ ഞാൻ എൻറെ വാക്കുകൾ നിർത്തുന്നു നന്ദി! നമസ്കാരം! എല്ലാവർക്കും ശുഭരാത്രി ശുഭനിദ്ര നമസ്കാരം നമുക്ക് cricket നെക്കുറിച്ചു പറയാം cricket ഇന്ത്യയിലെ ഏറ്റവും പ്രചാര ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായികമാണ് cricket ഇന്ത്യയിൽ football നെകാട്ടിലു ആരാധകരുള്ള ഒരു കായികമായിട്ടാണ് cricket കാണപ്പെടുന്നത് cricket ൽ ഇന്ത്യ നിരവധി നിരവധി നേട്ടങ്ങൾ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് cricket ദൈവം എന്നറിയുന്ന സച്ചിന് cricket ൻ്റെ ദാദ ഗാംഗുലി ദ്രാവിഡ് അതുപോലെ തന്നെ നിരവധി കളിക്കാര് ലോകത്തിലെ തന്നെ നിരവധി കളിക്കാർ കളിച്ച ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ cricket ലെ അതേപോലെതന്നെ ലോ cricket ലെ ലോക രാജാക്കന്മാർ എന്ന് പറയുമ്പോ football ലെ ബ്രസീലിൻ്റെ പോലെയാണ് cricket ലെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അഞ്ച് തവണ world cup നേടി യ ഏക team മാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ പ്രസ്താവനം വീണ്ടെടുക്കുന്നതിന് മുന്നേയാണ് വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് ആരുന്നു ആദ്യം cricket ൻ്റെ നല്ലൊരു ഇതായി വന്നത് ഇംഗ്ലണ്ടിലാണ് cricket പിറവിയെടുത്തത് ഇംഗ്ലണ്ട്ന്ന്‌ തുടങ്ങി cricket ഇംഗ്ലണ്ട് ഇതാ അവസാനം വേൾ world cup trophy സ്വന്തമാക്കും ചെയ്തു അവസാനം നടന്നത് ന്യൂസിലാൻഡിനെ നല്ലൊരു കളിയിലൂടെണ് അതായത് നല്ലൊരു thrill ടിപ്പിക്കുന്ന രീതിയിലുള്ള കളിയായിരുന്നു അതിലൂടെ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കു ഇംഗ്ലണ്ട് cup നേടി അതേപോലെ തന്നെ test cricket ഒക്കെ ഇന്ത്യ test ല് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് bowling ലു അശ്വിനും

ഇന്ത്യയ്ക്ക് മൂന്നു cup നേടിക്കൊടുത്ത ഏക captain ഇന്ത്യയ്ക്ക് ലോകത്തിലെ തന്നെ ഒരു captain champions trophy twenty twenty world cup അതുപോലെ തന്നെ ഏകദിന worldcup ഇതിലോക്കെ trophy നേടിക്കൊടുത്ത ഏക captain ആണ് ധോണി അതേപോലെതന്നെ cricket ലെ ഏറ്റവും നല്ലൊരു league ആയ IPL ആഹ് ഇന്ത്യയുടെ തന്നെ മുദ്രയാണ് IPL പറയന്നത് ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത രാജസ്ഥാന് ഗുജറാത്ത് ലക്നൗ ഡൽഹി പഞ്ചാബ് അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും franchasee കളിൽ നിന്നുള്ള team കൾ പല രാജ്യങ്ങളിലെയും cricket താരങ്ങളെ സ്വന്തമാക്കിട്ട് പല താരങ്ങളിലെ പല രാജ്യങ്ങളിലെയും cricket താരങ്ങളെ സ്വന്തമാക്കീട്ട് സ്വന്തമാക്കിട്ട് നടത്തുന്ന ഒരു league ആണ് എല്ലാ രാജ്യത്തെലും നല്ല നല്ല കളിക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ലേലം വിളിക്ക കഴിഞ്ഞ ലേലം നടന്നത് കഴിഞ്ഞ ലേലം നടന്നത് നമ്മളെ കൊച്ചിയിലാണ് കൊച്ചിയിലാണ് കഴിഞ്ഞ ലേലം നടന്നത് കഴിഞ്ഞ നടന്നത് കഴിഞ്ഞ final ലില് cup എടുത്തത് ഗുജറാത്ത് രാജസ്ഥാനെ തോൽപ്പിച്ചു ഗുജറാത്ത് cup എടുത്തു അതായത് ഗുജറാത്തിൻ്റെ ആദ്യ season ണായിരുന്നു അത് അതിൽ തന്നെ അവർ cup എടുത്തു stadium ത്തിൽ വച്ച് കളി നടന്നതിന് cup എടുത്തു അങ്ങനെ നിരവധി തവണ cricket ൻ്റെ പറയാനുള്ളത് cricket ൻ്റെ പറഞ്ഞാൽ ഇന്ത്യയില് ഒട്ടാകെ തന്നെ ആരാധകരുള്ള ഒരു ഇതാണ് cricket പക്ഷേ കഴിഞ്ഞ twenty twenty world cup ലു ഒക്കെ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പ wicket നു തോറ്റു പുറത്തായി അതിന് ഇന്ത്യയ്ക്ക് final പോലും എത്താൻ സാധിച്ചില്ല അങ്ങനെ ഒരുപാട് ആരാധകരും ഒരുപാട് കളിക്കാരൊക്കെ ണ്ടായൊരു രാജ്യമാണ് cricket ലു നമ്മുടെ ഇന്ത്യ തന്നെ പറയാം ഇന്ത്യയിൽ നിരവധി നല്ല കളികാരക്കഉണ്ടായി ഇപ്പൊ ഇതാ സൂര്യകുമാർ അതെ വിരാട് കോലി സച്ചിൻ്റെ record മറികടക്കുന്നൊക്കെയാണ് വിരാട് കോഹ്ലി രാജാവ് cricket രാജകുമാരൻ എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് അതായത് നല്ല കളി കാഴ്ചവച്ചു ഇന്ന് flop ആയെങ്കിലും പ്പോ വീണ്ടും കൊഹ്‌ലി form ലേക്ക് വന്നു ഇപ്പോൾ ഇന്ത്യയുടെ മൂന്ന് former captain ആയിട്ട് ഏർ രോഹിത് ശർമയാണ് രോഹിത് ശർമ നല്ലതാണ് ഇപ്പോൾ ധാ രണ്ട് test ഓസ്ട്രേലിയ ആയിട്ടുള്ള സുനിൽ ഗവാസ്കർ trophy ഇന്ത്യയ്ക്ക് കിട്ടിരിക്കുന്നു രണ്ട് test ലു രണ്ട് ഒന്നിനൊപ്പം ഇന്ത്യ നിൽക്കുകയാണ് ഇപ്പോ അടുത്ത കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അയില് നല്ല കളിയായിരുന്നു കളിക്കുന്നത് ഓസ്ട്രേലിയയിലെ സ്മിത്ത് പരിക്ക് ഒക്കെ മാറി കുറച്ച് രണ്ടു വർഷങ്ങൾ അത് പ്പോ മാറിവന്നിട്ടും നല്ല കളിയാണ് കളിക്കുന്നത് എടുത്തു dubble century ഒക്കെ നേടി അങ്ങനെ നല്ല കളി കളിക്കും കളിക്കുന്ന ഒരാളാണ് സ്മിത്ത് ഓസ്ട്രേലിയ വാർണർ വാർണർനെ IPL ഒക്കെ തഴഞ്ഞുയിട്ടും IPL തഴഞ്ഞിയിട്ടു world cup ലു വാർണറിൻ്റെ നേതൃത്വത്തിൽ കളിച്ചു ആ tournament ത്തെ നല്ലയൊരു player ആയി വാർണർ മാറുകയും വാർണർനെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയ cup അടിക്കുകയും ചെയ്തു ഓസ്‌ട്രേലിയയുടെ ആദ്യത്തെ twenty twenty world cup ആയിരുന്നു അത്

അതേപോലെ ഓസ്‌ട്രേലിയയിൽ നടക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായ പല രാജ്യങ്ങളിലും നടത്തുന്ന indian premiere league എന്ന IPL പതിനാലാം പതിനാറാം തിയ്യതി ഏറ്റവും കൂടുതൽ cup എടുത്തത് ഇവിടെ രോഹിത് ശർമ captain മുംബൈ indians ആണ് അഞ്ചു തവണ IPL ൽ ആദ്യം cup എടുത്തത് രാജസ്ഥാനി royal അങ്ങനെ ഒരുപാട് തവണ cup എടുത്തുന്നു മുംബൈ indians കോഹ്ലിയാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് ഏറ്റവും ഭാഗ്യമില്ലാത്ത team ന്നൊക്കെ പറയണ team ബാംഗ്ലൂർ ആണ് ഒരു നല്ല രീതിയിലുള്ള team കൊണ്ടൊക്കെ വരും എന്നിട്ടും അവര് cup എടുക്കാൻ അവരിക്ക് എത്തുന്നില്ല final ലിൽ എത്തിയാൽ അവര് അവിടെന്ന് തോറ്റുപോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കേരളത്തിലെ ഇപ്പൊ അടുത്തൊരു കളി വന്നു നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക കളി അതിനു ആരാധകരൊന്നും അങ്ങനെ പങ്കെടുത്തില്ല ഇനി അടുത്ത world cup നടക്കാൻ പോകുന്നുണ്ട് അതിനു മുന്നേ cricket world cup നടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യക്ക് തന്നെ ഏറ്റവും മുതൽക്കൂട്ടായ batsman ആണ് കേരളത്തിലെന്നെ ഉണ്ട് സഞ്ജു സാംസൺ മ്മളെ രാജസ്ഥാൻ royals ൻ്റെ captain ആണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ നല്ലൊരു player ആണ് എല്ലാ സഞ്ജു സാംസൺഒക്കെ അവസരങ്ങൾ കി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുവാണ് അവസരങ്ങൾ കിട്ടാതെ ആവുമ്പൊ അവസരം കിട്ടുന്ന time ൽ ഒന്നും സഞ്ജുവിനു സഞ്ജുവിൻ്റെ form ലേക്ക് എത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സഞ്ജു പല ഇതിന്നും പോ പുറത്താവുകയാണ് പ്പോ അവസാനം സഞ്ജുനു പരിക്ക് പറ്റീട്ട് സഞ്ജു പലതിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് സഞ്ജുൻ്റെ അത് ഇങ്ങനെ ഒരുപാട് താരങ്ങളും ഇന്ത്യക്ക് ബ്രസീലിനു football ളിൽ ഉള്ള പോലെ ബ്രസീലിനു football ളിൽ ഉള്ള പോലെ ഇന്ത്യക്കും നിരവധി താരങ്ങളാണ് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ്ഒക്കെ twenty twenty specially യാണ് ഏത് ball എങ്ങനെ ഇട്ടാലും ഏത് side ലേക്കും short കൾ പായിപ്പിക്കുന്നതാണു സൂര്യകുമാർ യാദവിൻ്റെ ഒരു ശൈലി അങ്ങനെ നിരവധി players നമ്മളെ ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് തന്നെ ഏറ്റവും നല്ല football cricket ൽ ഇന്ത്യ തന്നെയാണ് ഇന്ത്യ എല്ലാരും പേടിക്കുന്നൊരു team ആണ് ഇന്ത്യ അതേപോലെ എന്ന് ആദ്യത്തെ ഓസ്‌ട്രേലിയ എല്ലാവരും ഓസ്‌ട്രേലിയെനെ പേടിച്ചിരുന്നു ഓസ്‌ട്രേലിയ പോണ്ടിങ് ക്ലാർക്ക് ഹൈഡൻ മ്മടെ സിമോൺസ് ബ്രെയ്റ് ലീ ജോൺസൻ എന്ന് പറയുമ്പോ australian team നെ എന്നെ എല്ലാവരും പേടിക്കുന്ന ഒരു team ആണ് australian team നല്ല ശക്‌തമായൊരു team ആയിരുന്നു ഓസ്ട്രേലിയ cricket ൻ്റെ എല്ലാ format ലും അവര് നല്ല കളിയായിരുന്നു ഇന്ത്യനെഒക്കെ ഇന്ത്യനെഒക്കെ ആദ്യം ഇന്ത്യക്കാർക്കൊക്കെ പേടിയായിരുന്നു ഓസ്‌ട്രേലിയനെ ഓസ്‌ട്രേലിയ നല്ലൊരു team ആണ് ഇപ്പൊ സ്റ്റീവൻ സ്മിത്ത് ആണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ചു ഏർ test ലു ഓസ്‌ട്രേലിയനെ നയിക്കാൻ ഇന്ത്യനെ തന്നെ ഇവര് ഒരുവട്ടം തോൽപ്പിച്ചു ഇന്ത്യ കഴിഞ്ഞ തവണ ഗാവസ്‌കർ cup ലു അവിടെ ചെന്ന് അത് നേടി അതായത് ഓസ്‌ട്രേലിയ എത്രയൊക്കെ വർഷങ്ങൾക്കു ശേഷം ഓസ്‌ട്രേലിയയിൽ ഒരു test series സ്വന്തമാക്കുവാണ് ഇന്ത്യ ചെയ്തത് പ്പോ ഇത്തവണത്തെ cup ഉം ഇന്ത്യയിൽ വച്ചിട്ട് അവര് നേടിയിരിക്കുന്നു ഓസ്‌ട്രേലിയ എന്തായാലും cricket

മാര് യുവരാജ് സിംഗ്ഒക്കെ cricket ലെ ആറു six അടിച്ചു twenty twenty ലു ഫ്ലിൻറ്റോഫിനെതിരെ ആറു six അടിച്ചു നല്ല രീതിയിൽ കളിച്ചൊരാളാണ് ഫ്ലിൻറ്റോഫ് യുവരാജ് സിംഗ് ഫ്ലിൻറ്റോഫിൻ്റെ over ൽ ഫ്ലിൻറ്റോഫിൻ്റെ ദേഷ്യത്തില് sorry ൻ്റെ over ലാണ് ആറു six അടിച്ചത് ൻ്റെ over ലാണ് ആറു six അടിച്ചത് അത് ഇപ്പോഴും എഴുതപ്പെട്ട ഒരു ഇതാണ് യുവരാജിൻ്റെ innings അതേപോലെതന്നെ പ്പോ ഗാംഗുലി cricket ൻ്റെ ആയ lots പോയിട്ട് അവിടെന്ന് ആ shirt ഊരി വീശുന്ന അതൊക്കെ നല്ലൊരു ഇതായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാണ് നന്ദി

hello ആഹ് എന്തൊക്കെ എന്താ കുഴപ്പൊന്നും ഇല്ല സുഖാണ് ലൊക്കെ എല്ലാർക്കും സുഖല്ലേ കുഴപ്പൊന്നും ഇല്ലല്ലോ ഇല്ല കൊഴപ്പോന്നും ഇല്ല സുഖാണ് എന്താ അവിടെത്തെ വർത്താനം നല്ലെന്നേ സുഖം കൊഴപ്പൊന്നും ഇല്ല ആഹ് എന്താ ഒന്നു ഇല്ല

ആഹ് vacation ആണ് വെറുതെ വീട്ടിലിരിക്കാ vacation നു പരിപാടി exam ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊഴപ്പൊണ്ടാർന്നില്ല ആഹ് നല്ല എല്ലാതു attend ചെയ്തില്ലേ ആഹ് attend ചെയ്തുക്കുണു ചൂടാണ് ല്ലേ പുറത്തേക്കൊന്നു ഇറങ്ങാൻ ആഹ് നല്ല ചൂടായ കാരണെ പുറത്തു ഒന്നും ഇറങ്ങലില്ല vacation ആ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലെന്നെ ആണ്

എപ്പോഴേലും ഒക്കെ കാണും അധികം കാണാറൊന്നുല്ല ആരും അധികം പുറത്തൊന്നും വരാറില്ല

ആഹ് ഞങ്ങള് പോയാരുന്നു യ് അടിപൊളി ആർന്നു നല്ല രസം ണ്ടാർന്നു

ഞങ്ങള് മൈസൂര്

ആഹ് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോ ആഹ് ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു

ഞങ്ങള് മൈസൂര് എല്ലായിടത്തും കറങ്ങി പിന്നെ ഞങ്ങള് ടിപ്പുസുൽത്താൻ്റെ കോട്ടയ്ക്കൊക്കെ പോയി എത്ര ദിവസായിരുന്നു one day trip ആണോ അല്ല two day ടെ ആയിരുന്നു

എന്താ കാണാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഓ കാണാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എന്താ എവിടെയാ നിന്നതൊക്കെ രാത്രിയൊക്കെ ഞങ്ങള് hotel എടുത്ത്ക്കാർന്നു നിങ്ങ എടുക്കേലും trip പോയിരുന്നാ

ആഹ് എങ്ങനെ ഉണ്ടാർന്നു നല്ല അടിപൊളി ആയിരുന്നു beaches അല്ലെ കാര്യായിട്ട് അഹ് ആഹ് കുട്ടികൾക്കൊന്നും വരാൻ തന്നെ ക്ക് തോന്നിയിരുന്നില്ല beach വെള്ളൊക്കെ കണ്ടിട്ട് family ടെ കൂടെയാ പോയിരുന്നെ family trip ആയിരുന്നു

രാവിലെ നേരത്തെ പോയി വെയിൽ ആകുമ്പക്ക് beach ല് നല്ല വെയിൽ അല്ലെ അപ്പൊ നേരത്തെ പോയി ഉച്ച വരെ ഒക്കെ അവിടെ നിന്നു ഉച്ചക്ക് പിന്നെ അവിടൊരു friend ൻ്റെ വീട്ടി പോയി അവിടെന്ന് പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ആഹ് തിരിച്ചു വരുമ്പക്ക് ഒന്നും കൂടി ഏർ അവിടെ കേറി beach ല് ആഹ് സൂര്യാസ്തമയം കണ്ടില്ലേ ആഹ് അതിനെന്നെ ഈ വരുന്ന നേരത്തു അവിടൊക്കെ ഒന്ന് കേറിയത് ആഹ് അടിപൊളി ആയിരിക്കും ല്ലേ കുട്ടികൾക്കൊന്നും പോരാൻ തന്നെ തോന്നിയിരുന്നില്ല വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചിട്ടേ ആഹ് നമ്മൾക്കെന്നെ വരാൻ തോന്നൂല എല്ലാരിക്കും അങ്ങനെതന്നെ വെള്ളം കണ്ടാൽ

പിന്നെ വെയിൽ ചൂടായത് കൊണ്ട് ഉച്ചക്ക് കേറി വരുമ്പോ പിന്നെ വൈകുന്നേരം ആയപ്പോ പിന്നെ കുറെയൊക്കെ തണുപ്പായത് കൊണ്ട് പിന്നെ ഒന്നും കൂടി കേറി രാവിലെ നേരത്തെ പോയി രാത്രി വൈകി വരാന് ആഹ് എങ്ങനെ പോയിരുന്നു bus നോ അല്ല ഞങ്ങള് വണ്ടിക്കാ പോയിരുന്നത് ആഹ് traveller എടുത്തിട്ടുണ്ടാവും ല്ലേ നിങ്ങള് എങ്ങനെയാ പോയിരുന്നത് വ school bus ലോ അല്ലി ഞങ്ങള് tourist bus എടുത്തിട്ടായിരുന്നു

ആഹ് ഒരുപാട് പേര് ഉണ്ടായിരുന്നില്ലേ അത് കാരണം മൂന്നു bus ആർന്നു വേറെ എന്താ നിങ്ങള് school ന്നു trip ഒന്നും പോയിരുന്നില്ലേ

ഞങ്ങള് ഊട്ടി one day trip ആയിരുന്നു ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ആഹ് അടിപൊളി ആയിരുന്നു ഞങ്ങള് flower show ഒക്കെ ഉള്ള സമയത്താ പോയിരുന്നെ അതുകൊണ്ട് കാണാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഓ ഉം friends ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആഹ് ഇപ്പൊ vacation ഒക്കെ ആയിട്ട് എവിടെക്കേലും പോകുന്നുണ്ടാകും അല്ലെ school ഒക്കെ അടച്ചിരിക്കല്ലേ ഈ ചൂടത്തു എങ്ങനെ പോകാനാ പെരുന്നാൾ ആയിട്ട് എവിടേക്കെലും പോകണം വിചാരിക്കുന്നുണ്ട് family ചൂടായത് കൊണ്ട് പുറത്തേക്കിറങ്ങാനും പറ്റാത്തൊരു അവസ്ഥയാണ് ആഹ് അതെ നിങ്ങള് പെരുന്നാൾ ആയിട്ട് എവിടെക്കേലും പോകുന്നുണ്ടാ എവിടെക്കേലും പോകണം ന്നു കരുതീക്കുണു ഒന്നും plan ചെയ്തിട്ടൊന്നും ഇല്ല സാധാരണ vacation ആയാല് കുട്ടികൾക്ക് നല്ല interest ആയിരിക്കും എവിടെക്കേലും ഒക്കെ പോകാന് വീട്ടിലൊക്കെ പക്ഷെ ഇപ്രാവശ്യം ചൂടായതുകൊണ്ട് വീട്ടിൽ എന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ ആഹ് പിന്നെ നോമ്പു അല്ലെ പിന്നെ വേറെ ഇപ്പൊന്നുല്ല

ഞങ്ങളുടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന നാല് teachers ആ ഉണ്ടാർന്നെ വേറെ batch ന്നു വേറെ teachers ഉണ്ടാകും അല്ലെ ആഹ് ഉണ്ടാർന്നു അവിടെ അടുത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നിങ്ങള്ടെ വീടിൻ്റെ അടുത്ത് എവിടേലും പോകാനൊക്കെ ഇവിടെ പോകാനെന്താ ഇവിടെ അധികം സ്ഥലങ്ങളൊന്നും ഇല്ല കുറച്ചങ്ങോട് പോണം നിങ്ങള്ടെ അവിടെയോ

ആഹ് പോകാല്ലോ ല്ലേ

ആഹ് നിങ്ങളല്ലേ അന്ന് അട്ടപ്പാടി പോയിരുന്നു പറഞ്ഞെ

ആരൊക്കെയാ പോയെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു family ആയിരുന്നു ചൂടായതുകൊണ്ടേ കുട്ടികളൊക്കെ ആകെ കൊ തളർന്നു മേലേക്ക് എത്തിയപ്പോഴേക്കു അവിടേക്ക് എന്നിട്ടു ചുരമൊക്കെ കേറിയപ്പോഴേക്കുഎ ചുരം നല്ല തണുപ്പായിരുന്നു ചുരം കേറുന്ന സമയത്തു പക്ഷെ മേലേക്ക് എത്തിയാലും താഴത്തൊക്കെ നല്ല ചൂട് ആയിരുന്നു ആഹ് photo കണ്ടാർന്നു ഞാന് ആഹ് കുട്ടികളൊക്കെയേ അവരൊക്കെ വാശി പിടിച്ചിട്ടാ പോയത് പക്ഷെ അവിടെ എത്തിയപ്പോ അവർക്കെങ്ങനെ പോവണ്ടന്നായി

അടുണെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരത്ത് വരാനൊക്കെ നിക്കായിരുന്നു ആഹ് പിന്നെ ഇവിടെ കുറച്ചെങ്കിലും ഇതുള്ളത് ചാവക്കാട് beach അല്ലെ അവിടെക്കൊക്കും എപ്പോളും പോയി വരൽ സമയത്തെ പോകുന്നതെന്നെ അറീല പിന്നെ friends ഒകെ വന്നിരുന്നോ ആരെങ്കിലും ഒക്കെ ഇല്ല ആരും വന്നിട്ടൊന്നു ഇല്ല cousins ആരെങ്കിലും ഉണ്ടോ അവിടെ school ഒക്കെ അടച്ചതല്ലേ ആഹ് ഒരാളുണ്ട് ബാക്കിയുള്ളവരൊക്കെ വന്നു പോയി കൊണ്ട് വന്നിട്ടുണ്ടാകും അല്ലെ ആഹ് class ഇല്ലെങ്കിലും നിക്കാന് ഒരു സുഖായിരുന്നു പക്ഷെ ചൂടായതുകൊണ്ട് ആരിക്കും ഒന്നിനും വരാനും ഒന്നിനും ഒരു സമയമില്ല

എവിടെക്കേലും പോയിരുന്നോ നിങ്ങള് വീട്ടിലേക്ക് എവിടേക്കെങ്കിലും ആരുടേലും വീട്ടിക്കൊക്കെ ആഹ് ഞാൻ എൻ്റെ cousin ൻ്റെ വീട്ടി പോയിരുന്നു രണ്ടു ദിവസം അവിടെ നിന്നിട്ടാ വന്നേ ഇപ്പൊ പെരുന്നാൾക്ക് പോകാനായിരിക്കും ല്ലേ ആഹ് പെരുന്നാൾക്ക് ഉമ്മാടെ വീട്ടിൽ പോണം

പിന്നെ ഞങ്ങള് പെരുന്നാൾടക്ക് വയനാട് പോണം വിചാരിക്ക്ണ്ണ്ട് ഞങ്ങളുടെ ഒരു cousin ഉണ്ട് അവിടെ അവിടെ പിന്നെ ചൂട് കുറവാ തോന്നുണു ല്ലേ ന്താന്ന് അറീല ആഹ് ഈട ഈ പാലക്കാട് അല്ലെ ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത് ആഹ് പാലക്കാട് ആണ് നല്ല ചൂട് കൂടുതൽ കര്യായിട്ട് മലയോര പ്രദേശല്ലേ അതാവും ഇയാളുടെ കുറച്ചു ഉയർന്ന പ്രദേശതാ ല്ലേ വീടൊക്കെ ആഹ് അതെ ആടെ അടുത്ത് കുളം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ പോകാനൊക്കെ ഇണ്ട് പക്ഷെ ഒന്നിലും വെള്ളൊന്നും ഇല്ല ഈ ചൂടായിട്ട് ആഹ് വെള്ളം വെള്ളമില്ലാണ്ട് എന്നെ ഒരുപാട് ആളുകള് ബുദ്ധിമുട്ടുന്നുണ്ട് ആഹ് പിന്നെ ഇവിടെ അടുത്തുള്ളത് കോറികളാ അവിടെക്കൊന്നും ഞാൻ അധികം പോകാറില്ല